hello hello ഇച്‌ഛാക്കൂ പറയ് എവിടാ ഇള്ളത് ഞാന് വീട്ടില് ഇണ്ട് നോമ്പൊക്കെ അല്ലെ അപ്പൊ ഇങ്ങനെ കെടക്ക്ആണ്

ഇല്ല ഇ വെയിലൊക്കെ അല്ലെ എങ്ങനാ ഇപ്പൊ പൊറത്തേക്ക് എറങ്ങുഅ നോമ്പായോണ്ട് ഇപ്പൊ കളിയാണ് ഇല്ലേ അപ്പൊ ഇല്ലയ് കളിയൊന്നു ഇല്ല നോമ്പിന്റെ മുമ്പൊക്കെ കളിച്ചിരുന്നു ഇപ്പൊ കളിക്കാനിള്ള time കിട്ട്ഏല് കളിക്കുമ്പോ തന്നെ അഞ്ച് മാണി ഒക്കെ ആവും

college ഒക്കെ കൈഞ്ഞ് exam ഇപ്പൊ ഇന്നലെ കൈഞ്ഞിട്ടാ ഇള്ളു ആഹ് ഓഹ് അയ് ശേരി ഞാന് ഇനിക്ക് ഏർ college ല് ഒരു seminar submit ചെയ്യണ്ട ആവിശം ഇണ്ട് അപ്പൊ അതോണ്ട് foot ball നെ കുറിച്ച് ഇങ്ങൾക് കൂടുതൽ അറിയോ

foot ball നെ കുറിച്ചിട്ടാല്ലെ seminar ആഹ് അപ്പൊ കൊഴപ്പോന്നുല്ല അനക് അങ്ങനെ നാന് പൂർണ്ണയിട്ട് അറിയൊന്നു ഇല്ല പക്ഷെ ഞാൻ ശ്രമിക്ക

ആ അറിയുന്നത് ഒന്ന് പറയുന്നോ ഓഹ് അതിനിപ്പോ ന്താ പറയാല്ലോ world cup നെ പറ്റി പറയു ആണെങ്കി പിന്നെ അപ്പൊ നാല് വര്ഷത്തി കൂടുത ആഹ് ആഹ് നാൽ നാല് വര്‍ഷം കൂടുമ്പോഴാണ് പിന്നെ world cup നടക്കന്നത് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇപ്പൊ നടന്നത് നമ്മടെ ഏഷ്യൻ രാജ്യമായ ഖത്തറില് വച്ചാണ് അത് ഇങ്ങള് കണ്ടീർന്നില്ലേ കളി

ആഹ് അങ്ങനെ അല്ലെ ഇങ്ങളെ ഏറ്റോ ഇഷ്ടപെട്ട team ഏതാ ആഹ് അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഒന്ന് ഇല്ല നമ്മള് പൊതുവെ പരമ്പൊ ഇപ്പൊ അർജന്റീന ബ്രസിൽ ന്നൊക്കെ പറയുമ്പോ ബ്രസിൽ ന്നൊക്കെ പറയും

അർജന്റീന ആണെതപ്പോ cup ഒക്കെ എടുത്തത് ഏകദേശം മുപ്പത്തിനാല് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് അർജന്റീന cup എടുത്തത് ഏകദേശം മൂന്നാമത്തെ world cup ആയിരുന്ന് അത് ഓഹ് wow ആഹ് അർജന്റീനക്ക കിട്ടിയത് അല്ലെ അറിയ അതെ പിന്നെ മൂന്നാമത്തെ world cup ആയിരുന്നു ഏറ്റോം കൂടുതൽ cup എട്ത്തത് world cup എട്ത്തത് പിന്നെ ബ്രസിൽ ആണ് അവര് ഏകദേശം അഞ്ച് cup എട്ത്തിട്ടുണ്ട്‌ പിന്നെ ഏറ്റവും കൂടുതൽ cup എട്ത്തിറ്റിള്ളത് അനക്ക് തോന്നുന്ന് ജർമനി ആണ് എന്ന് തോന്നുന്നു ഏകദേശം നാല് cup അവർ എടുത്തിറ്റുണ്ട് പിന്ന അർജന്റീന മൂന്നു cup പിന്നെ അത്പോലെ ഇന്ഗ്ലണ്ട് ആഹ് പിന്നെ സ്പെയിന് ഒക്കെ ഒരു ക ഒരു wold cup നേടിയിട്ടുണ്ട് ഓഹ് അത് ശേരി ഇതിപ്പോ ലാ last എന്തോ ഒരു record എന്തോ record വന്നു എന്നൊക്കെ കേട്ട് അർജന്റീന ആണ് ഒന്നാമത് എത്തേണ്ട സംഭവം അതെ അതെ അതായത് നമ്മടെ ഫിഫ ഇല്ലേ അതുപോലെ നമ്മടെ ഫിഫ ആണ് ഒരു control ചെയ്യന്നത് ഈ ലോക foot ball നെ control ചെയ്ന്നത് ഫിഫ ആണ് അതിന്റെ തലസ്ഥാനം എനക്ക് തോന്നുന്നു സ്വിറ്റ്സർലൻഡ് ആണ് എന്ന് തോന്നുന്നു അപ്പൊ അവര് ഈ ഇങ്ങനെ ഓരോ team ൻറെയും കളിയെ കളി നിയന്ത്രിക്കുന്നു കളിയാണ് നിയത്രിക്കുന്നതു അത് വച്ചിട്ട് അവ ഒരു പട്ടിക തയ്യാറാക്കുന്നു ഏറ്റവും കൂടുതൽ point ആർക്കാണ് ന്ന് അപ്പൊ ഇപ്പൊ അടുത്തെല് വന്നേല് എട്ടോ ഒന്നാസ്ഥാനത്ത് ഇള്ളത് അർജന്റീന ആണ് അതുപോലെ രണ്ടാസ്ഥാനത്ത് അനക്ക് തോന്നു ഫ്രാൻസ് അത് പോലെ മൂന്നു സ്ഥലത്ത് നമ്മുടെ ബ്രസിൽ ആണ് പിന്നെ അത് പോലെത്തന്നെ നമ്മടെ ഇന്ത്യെടേം ഒരു lift വെണ്ണീരുന്നു ഇന്ത്യ ഏകദേശം നൂറ്റി ആറാം സ്ഥാനത്ത് നിന്ന് ഏകദേശം അഞ്ച് സ്ഥാനം മുന്നോട്ട് കാരായി ഏകദേശം നൂറ്റി ഒന്നാമത്തെ സ്ഥാനത്തേക്ക് കയറിയിറ്റുണ്ട് ആണോ അപ്പൊ ഈ ലോക cup ൽക്ക് പ്രവേശനം മ് കേ പെ കേറണം എന്ന് ഇണെങ്കില് ഇത്ര point അല്ലെങ്കില് ഇത്തറ rank ല് വേണം ന്നു ഇണ്ടോ

അപ്പൊ അവര് തമ്മിൽ ഒരു മത്സരം വെക്കും അതാത് world cup ല് യോഗ്യത മത്സരം വെക്കും അതായത് ഇപ്പൊ നീ ഏശ്യേല് ആണെങ്കി നമ്മളെ ഇന്ത്യ ഏശ്യേ ഏശ്യേലാണ് അപ്പൊ പിന്നെ ഏശ്യേലെ രാജ്യങ്ങൾക്ക് ഏശ്യേയിൽ നിന്ന് എത്ര രാജ്യങ്ങൾക്ക് world cup ലേക്ക് കേറണം എന്ന് ഇണ്ട് അങ്ങനെ ഒരോ പിന്നെ ഭൂഖണ്ഡത്തിൽ നിന്നും ഇത്ര team ഉകൾക്ക് എത്ര എന്ന് അനക് correct ആയിട്ട് അറിയില്ല ഇത്ര team ഉകൾക്ക് പിന്നെ ലോക cup കളിക്കാം എന്ന് ഇണ്ട് അപ്പൊ ഇവര് തമ്മിൽ ഒരു യോഗ്യത മത്സരം കളിക്കും ലോക cup ലേക്ക് കയറാൻ വേണ്ടീട് അതിലങ് ജയിച്ചിട് ആരാണോ കയറുന്നതു അവർക്കാണ് പിന്നെ world cup ല് കളിക്കാന്ള്ള അവസരം നീ ആ അനക്ക് തോന്നുന്നു ഏകദേശം നാല് വര്ഷം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുവത്തി ആറിലാണ്

ഈ ബാക്കിയുള്ള world cup ലോക്കെ ഏകദേശം മുപ്പത്തി രണ്ട് team ഉകൾക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ളു എന്നാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അമേരിക്ക അതുപോലെ ക്യേനട അതുപോലെ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ ആദിദേയത്വം വഹിക്കുന്ന world cup നു എനിക്ക് തോന്നുന്നു ഏകേദശം ആറുവത്തി ആ ആറുവത്തി നാല് team ഉകൾക്ക് പങ്കെടുക്കാം ഇത് ലോക cup ൽ തന്നെ ചരിതം ചരിത്രമാണ് ആദ്യമായിട്ടാണ് ആറുവത്തി നാല് team ഉകൾ പങ്കെടുക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് ഒന്നു കൂടിയും ഒരു മികച്ച പ്രകടനം നടത്തിയാൽ നമ്മുടെ രാജ്യത്തിനും world cup കളിക്കാം എന്നൊരു സ്വപ്നം നിറവേറ്റാം okey okay okay ഇത് ഇഞി അപ്പൊ അപ്പൊ ഈ ഈ അർജന്റീന ക്കെ first ഫ്രാൻസ് second ഏർ ബ്രസിൽ മൂന്നാമത് ആയിട്ട് വന്നുമാനദണ്ഡം ആ ഇത് ന്ത ഇപ്പൊ point കൾ ഒക്കെ നോക്കുന്നെ goal അതുപോലെ assist അങ്ങനെ ള്ള മൊത്തത്തില് ള്ള point വച്ചിട്ടാണോ ഇവര് ഈ calculate ചെയ്തിട് ഈ ഈയൊരു rank

ഇത്ര point അത് പോലെ തോറ്റാൽ ഇത്ര point ലോ പിന്നെ negative അങ്ങനെ എന്തൊക്കെയോ ആണെന്ന് എനിക്ക് തോന്നുന്നു അത് എനിക്ക് കൃത്യമായിട്ട് അരിയില്ല അത് ഇപ്പൊ നമ്മക്ക് അറിയണമെങ്കിൽ വല്ല google ചെയ്യണ്ടി വരും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എനിക്ക് തോന്നുന്നു ഇവര് പിന്നെ യെതു ഇത്ര മാസം കൂടുമ്പോൾ ഈ ranking list അതായതു ഈ പട്ടിക ഇങ്ങനെ പുതുക്കി കൊണ്ടേയിരിക്കും നമ്മടെ അർജന്റീന world cup എടുത്തിരുന്ന സമയം അർജന്റീന ഏകദേശം രണ്ടാം സ്ഥാനത്ത് ആയിരിക്കുന്നു ആ സമയം ബ്രസിൽ ആയിരുന്നു ഒന്നാം സ്ഥാനം എന്നാൽ പിന്നെ പിന്നെയും രണ്ട് മൂന്ന് ഒരു friendly match ഇണ്ടായി അർജന്റീനെടെ അതിലൊക്കെ അർജന്റീന ജയിക്കുകയും പിന്നെ ബ്രസിൽ friendly match ൽ world cup കഴിഞ്ഞിട്ട് ബ്രസീല് world cup ൽ കഴിഞ്ഞിട്ട്

okey okay okay ഇപ്പൊ അതിനിപ്പോ മെസ്സി അതിനു മെസ്സി വിരമിക്കണ്ണ്ട് അങ്ങനൊക്കെ അപ്പൊ അതൊക്കെ എന്താ അതേ കുറിച്ചിട്ട് ഇണ്ടോ അതങ്ങനെ അങ്ങനെ ചോയിച്ചാല് ഏകദേശം അനക്ക് തോന്നുന്നു മെസ്സി അർജന്റീന ഇനി ഈ അടുത്ത കാലയളവില് രണ്ടായിരത്തി പതിനാലിലൊരു final കളിച്ചു ലോക cup കളിച്ചു ലോക cup final കളിച്ചു അത് അനക് തോന്നുന്നു ജെർമനിക് എതിരെ ആയിരുന്നു എന്നാൽ അത് extra time ലെ ഏകദേശം മുപ്പത് minut അവസാനം extra time ല് ബോള്സെടെ goal കൊണ്ട് ജർമനി cup എടുക്കുകയുണ്ടായി അനക്ക് തോന്നുന്നു അത് മെസ് മെസ്സിയെ വളരെ അതികം വേഷമിപ്പിച്ചിരുന്നു അത് കാരണം അദ്ദേഹം ആ സമയത്ത് പിന്നെ ലോക foot ball ൽ നിന്നും പിന്നെ ലോക പിന്നെ ലോകത്തിലെ fans ഉക fans നെ പേടിപ്പിച്ച്‌ കൊണ്ട് അദ്ദേഹം വിശ്രമിക്കുകയാണ് എന്ന് പിന്നെ വാര്ത്താസമ്മേളനത്തില് പറയുകയുണ്ടായി

കുആ ഭൂഖണ്ഡത്തിലെ team ഉകൾ മത്സരിക്കുന്നത് match ആണ് copa അമേരിക്ക എന്ന് അറിയപ്പെടുന്നത് ഏകദേശം അതിൽ രണ്ട് തവണ അദ്ദേഹം വീണ്ടും പിന്നെ പിന്നെ ചില് ഷീലയുടെ ഷീലയുടെ കൂടെ penalty shootout ൽ തോല്കുകയുണ്ടായി ഇതിലൊക്കെ അദ്ദേഹം വളരെ നിരാശൻ ആയിരുന്നു അതുപോലെ തന്നെ എതിർ team ഉകളുടെ fan fans ൽ നിന്നും അദ്ദേഹം കുരീ കളിയാക്കലുകളും ചീത്തയൊക്കെ കേൾക്കേണ്ടി വന്നു എനിക്ക് തോന്നുന്നു ഇതൊക്കെയായിരിക്കും അദ്ദേഹത്തിന് ഒരു വിരമിക്കൽ എന്ന വിരമിക്കൽ എന്ന തീരുമാനത്തിലേക്ക് നയിച്ചിരുന്നത് പക്ഷെ അദ്ദേഹം പിന്നീട് തിരിച്ച് വരുകയും അവർ ഒരു ലോക് പിന്നെ copa അമേരിക്ക നേടിക്കൊഫത്ത് ഏകദേശം രണ്ടായിരത്തി ഇരുവത്തിയൊന്നില് ഇരുവത്തി ഒന്നിലോ ഇരുവത്തിലോ അദ്ദേഹം അർജന്റീനയ്ക് വേണ്ടി ഒരു copa അമേരിക്ക നേടിയെടുക്കുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുവത്തിരണ്ടില് loka cup നേടിയെടുക്കുകയും ചെയ്തു ഓഹ് okay okay അപ്പൊ വലിയൊരു നേട്ടം തന്നെയാണ് ഒന്ന് രണ്ട് കൊല്ലത്തില് നേടിയിട്ട്ള്ളത് റഫി അല്ലെ

ഏതൊരു കാളികാരെൻറെയും ഏറ്റോ വല്യ ആഗ്രഹമനു ഒരു ലോക cup ജേതാവ് ആവുക എന്നത് അതിനു അദ്ദേഹംപരമാവധി ശ്രമിച്ചു പക്ഷെ അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലെ ഏർ നമ്മള് പറയീലെ ഇപ്പൊ ഏർ അദ്ദേഹം ഒരു final ൽ അദ്ദേഹം തോറ്റു

ഏർ പിന്നെ ജേതാവിൻറെയും ഏതൊരു നെ അദ്ദേഹത്തെ പലരും കിരീടം ഇല്ലാത്ത രാജകുമാരൻ എന്ന് വരെ വിശേഷിപ്പിച്ചിരുന്നു കാരണം അദ്ദേഹത്തിന് ഒരു cup ന്നു ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വളരെ അധികം സങ്കടമായിരുന്നു okey okay പിന്നെ വേറെന്തൊക്കെയാ പിന്നെ ബ്രസിൽനെ കുറിച്ചിട്ട് എന്തൊക്കെയാ പിന്നെ പിന്നെ പറയാൻ ഇള്ളത് കഴിഞ്ഞ world cup ഉമായി ബന്ധപെട്ടിട്ട്

ഏർ ഈ അർജന്റീന ആരാധകർക്ക് ബ്രസിൽനോട് ഭയങ്കര വിരോധാണ് അതുപോൽതന്നെ എനിക്ക് ഇണ്ടായിരുന്നു അര്‍ജന്റീനയും ബ്രസിൽനെ പറ്റി പറേണെങ്കി അദ്യം തന്നെ അർജന്റീനെടെ കാളി പറയണമ് അർജന്റീനെടെ ഏകദേശം ആദ്യ കളി പിന്നെ സൗദി അറേബിയേടെ ഒപ്പായിരുന്നു അയില് അർജന്റീന തോല്കുകയുണ്ടായി ആ സമയത്ത് ബ്രസീലിൻറെകൊറേ ആരാധകര് എന്നോട് വന്നു പറഞ്ഞിരുന്നു പിന്നെ ഈ കാളി ഒന്നും വെച്ചിട്ട് അർജന്റീന എവിടേ എത്തുകയില്ല കാരണം ഇപ്പൊഈ

ഏർ ജയിച്ച് മുന്നേറുകയും എന്നാൽ അവസാനം അവർ കെമറോളൻടോപ്പം തോറ്റു മൂന്നാമത്തെ കളി പക്ഷെ എന്നാലും അവരു final ലേക്ക് എത്താൻ പറ്റീല അദ്ദേഹം എനിക്ക് എനിക്ക് തോന്നുന്നു ബ്രസീൽ നെ എനിക്ക് തോന്നുന്നു ഏകദേശം അവർ quarter final ലോ semi quarter final ലെനിന് ഏകദേശം കൊറേഷ്യേടെ ഓപ്പോ ഏതോ team ൻറെപ്പം തോറ്റ് പോറത്തകേണ്ടി വന്നു penalty shootout ൽ

wolrd cup ആദ്യമായി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിലാണ് ആ സമയം ഏർ ഉറൊ ഉറോഗ്യയിലായിരുന്നു മത്സരം നടന്നത് ആ സമായം final ൽ വന്ന team ഉകള് ഉറോഗ്യയും അർജന്റീനയും ആയിരുന്നു അർജന്റീനയെ തോല്പിച്ച് കൊണ്ട് ഉറോഗ്യ ആദ്യത്തെ world cup പിന്നെ അങ്ങനെ ഒര് നാല് വര്‍ഷം കൂടി കൂടുമ്പോൾ world cup നടത്തി നടന്നു വന്നു

അതില് അർജന്റീന ഏർ world cup ജേതാക്കളായി ഇനി നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുവത്തി ആറിലാണ് അതില് അമേരിക്ക പിന്നെ മൂന്നു രാജ്യങ്ങളാ വാ മൂന്നു രാജ്യങ്ങളാണ് ലോക cup ന് വേണ്ടി ആതിഥേയത്വം വഹിക്കുന്നത് അമേരിക്ക

ഏർ ഈ അടുത്തെങ്ങാനും കേറാനായിട്ട് സാധ്യത ഇണ്ടോ ഇപ്പൊ ഇപ്പോത്തെ situation വച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏർ എൻ്റെ അഭിപ്രായത്തില് അർജൻ പിന്നെ നമ്മടെ ഇന്ത്യ ഇന്ത്യക്ക് ഒന്നൂടി മികച്ച താരങ്ങളെ ഏർ വളർത്തി എടുക്കേണ്ടി യിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ ഇപ്പൊ ഇന്ത്യയിൽ ഒരു league നടക്കുന്നുണ്ട് indian super league അത് indian പ്ലെയേ indian താരങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായത്തില് കാരണം അവർക്ക് വിദേശ കളിക്കാരുമായിട്ട് കളിക്കാൻ ഇള്ള അവസരം ഒരു ഒര് ഒരുക്കി തന്നു ആ league hero indian super league അതുപോലെ തന്നെ മറ്റ് നമുക് വിദേശ coach ഉകൾടെ ഓരോ തന്ത്രങ്ങൾ പഠിക്കാൻ നമ്മടെ നമ്മുടെ താരങ്ങൾക് പഠിക്കാൻ ഇള്ള ഒരു അവസരങ്ങൾ ആയിരുന്നു ആ league എനിക്ക് തോന്നുന്നു ഇങ്ങ അതിങ്ങനെയുള്ള ഓരോ league ഉം പിന്നെ നമ്മുടെ indian താരങ്ങളെ വളരെയധികം മുന്നോട്ട് നയിക്കുകയും അത് ഒരു നമ്മുടെ ഓരോ ഇന്ത്യക്കാരന്റെയും ഏകദേശം നൂറ്റി നാപ്പത് കോടി ഓരോ ഇ ഏർ ഇന്ത്യക്കാരൻറെയും സ്വപ്നമായ ഒരു world cup കാളിക്ക ഓർ ഇന്ത്യ നമ്മുടെ ഇന്ത്യ world cup കളിക്കുഅ എന്നുള്ള ഏറ്റോം വല്യ സ്വപ്നത്തിലേക്കുള്ള ഒരു പാതയാണ് തീർച്ചയായും

ത്തി നാലില് ഇപ്പൊ ഒരു ആഹ് match വരാനില്ലേ ഇനി എന്താ അതിനു പറയുഅ copa അമേരിക്ക ആണോ ആഹ് അതെ അതെ copa copa അമേരിക്ക ആഹ് അതെ അതെ അത് അത് ഏകദേശം പിന്നെ ഈ ലോക cup നെ മാതിരി തന്നെയാണ് നാലു വര്ഷം കൂടുമ്പോഴാണ് ഈ copa അമേരിക്ക വരുന്നത് അതായതു നമ്മുടെ വടക്കേ അമേരിക്കൻ team തുകൽ ആണ് ഇതിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ലോകത്തിലെ എല്ലാ team ഉകൾക്കും ഇതില് പങ്കെട്ക്കാൻ കയ്യിലെ ഇത് വടക്കൻ അമേരിക് വടക്കേ അമേരിക്കൻ cup ആണ് അതായത് അർജന്റീന പിന്നെ അത്പോലെ ബ്രസീല് പിന്നെ അത്പോലെ ചിലി നമ്മുടെ കൈഞ്ഞ വട്ടം പിന്നേ എക cup എടുത്തത് അർജന്റീന ആയിരുന്നു ഞാൻ പറന്നപോലെ ഏകദേശം അതിന് മുമ്പത്തെ രണ്ട് കളിയും അർജന്റീന final ചിരിയുടെ ചിലിയുടെ കൂടെ പിന്നെ penalty യിൽ തോറ്റിരുന്നു എന്നാൽ അവസാനത്തെ ഏർ copa അമേരിക്ക അർജന്റീന ശക്തമായി തിരിച്ച് വന്ന

okey ന്നാ ഇനി എന്തായാലും ആഹ് ഞാന് വിളിക്ക ഇതിപ്പോ ഏകദേശം കൊർച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി ഇനീപ്പോ ഇതൊക്കെ ഒന്ന് റിപ്പോർട്ട് അകീട്ട്

ഉടനെ വിളിക്ക കൊറച്ച് കൂടി കാര്യങ്ങളൊക്കെ അറിയേണ്ടത് ഉണ്ട് അപ്പൊ ഏർ ഇനി വിളിച്ചാല് കിട്ടിയ free ഇണ്ടാവുഓ

okay okay thank you ഞാൻ എന്നാല് വൈകാതെ വിളിക്കാം കേട്ടോ

thank you ആഹ് hello അഹ് hello

ആ അർഷാ എന്തുണ്ട് മോളെ സുഖല്ലേ

ആ ആ ആ okay okay okay എപ്പോഴും പറയുന്ന വാക്കാണ് ഞാൻ നിന്നെ പറ്റി ആലോചിച്ചിട്ട് ആലോചിക്ക മാത്രേ ചെയ്യും ചെയ്യൂ അല്ല അർഷാനാ ഞാൻ ശരിക്കും ഞാനിങ്ങനെ phone എടുത്തിട്ട് photos എല്ലു നോക്കായിരുന്നെ നമ്മള് കാശ്മീരെല്ലും പോയെ ക്ക് ഞാനും അതെന്നെയാണ് നമ്മ ഇങ്ങനെ കശ്മീരിൽ പോയ photos ഇങ്ങനേ നോക്കെന്നു ചെയ്യുന്നുണ്ടായിന് അതെന്നെ അപ്പൊ എനിക്ക് നിന്നെ ഓർമ്മ വന്നു നിന്നെ ഞാൻ വിളിക്കാൻ വേണ്ടി വിചാരിക്കായിരുന്നു അഹ് okay okay ട്ടി വിശ്വസിച്ച്ട്ടാ വിശ്വസിച്ച് അഹ് okay ശരിക്കും അതെ അർഷാന നിൻക്ക് ഓർമ്മ ഇണ്ടാ അതെല്ലാം dream പോലെ ഉണ്ടല്ലേ നമ്മള് കാശ്മീരെല്ലും പോയത് പറയണാ എൻെറ ശരിക്കും എൻെറ ആഗ്രഹത്തിൽ ഇണ്ടായിട്ടില്ല കാശ്മീര്

അതെന്നെ അതുവല്ല നീ നമ്മളെ office ൽ വന്നിട്ട് നീ first പറഞ്ഞത് നിൻെറ ആഗ്രഹം ചോദിച്ചേരം നിൻക്ക് മഞ്ഞ് കാണാണോന്നല്ലേ പറഞ്ഞത്

അത് നീ achieve എയ്തില്ലെ അല്ല അത് നീ ഇവിടുന്നെന്നെ ചെയ്തില്ലേ

നിനക്ക് ഭയങ്കര ആ ഒരു എന്താ പറയാ നി പറഞ്ഞത് അതും പറഞ്ഞത് ഇവിടെയാന്ന് അതുപോലെ ഈടുന്നെന്നെ നിനക്ക് പോകാനും പറ്റിയില്ലേ അതെ രണ്ടും ഞാൻ സാധിച്ചു പിന്നില്ലൊരു കാര്യംന്ന് വെച്ചാല് താജ്മഹലാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യാണ് താജ്മഹൽ കാണണംന്ന് അതും ഇതിലൂടെ സാധിച്ചു അതെ പറയണ എല്ലാവർക്കും ഉണ്ട് എല്ലാരും ഭയങ്കരായിട്ടുള്ള ആഗ്രഹായിരിക്കില്ലേ ഷാജഹാനും മുംതാസും എന്ന് കേക്കുമ്പം നമ്മുക്ക് എപ്പോഴും നമ്മളെ മനസ്സിൽ ഓടിവരുന്നത് താജ്‌മഹൽ അല്ലെ അതെ നമ്മൾ അത് പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് അല്ലെ താജ്മഹലിൻറെ ഔ അഹ് പറയണ നമ്മ ശരിക്കും പോയെ ശരിക്കും നമ്മ നോക്കിയതെന്ന് പറഞ്ഞാല് നമ്മളെ കാശ്മീരല്ലേ നോക്കിയിട്ടുണ്ടായത് പക്ഷേ നമ്മൾ ഏർ ഒരു അടി എന്താ പറയാ ഒര് ആ ഒരു വേറെത്തന്നെ നമുക്ക് കിട്ടിപ്പോയി ഒരു എന്താ നമ്മ പ്രതീക്ഷിക്കാണ്ട് നമ്മക്ക് ആഗ്രയും അതുപോലെത്തന്നെ ഡൽഹിയും നമ്മക്ക് കിട്ടിയില്ലേ അതൊക്കെ നമ്മളൊരു ഭാഗ്യം തന്നെയെല്ലേ ആ അതെ പിന്നെ ചെറിയൊരു വിശമില്ലാത്തെന്ന് നമ്മള് താജ്മഹലിന്റെ മുന്നിലെകൂടെ പോയിട്ടില്ല പുറകിലേകൂടെയാ പോയെ

baby താജ്മഹൽ ൽ അതിൻെറ കുറവ് കാണിച്ചു കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല ഫോ photo ഇല്ലല്ലേ

അതെ അതെ അത് നമ്മള് വെള്ളിയാഴ്ച പോയതോണ്ടാണ് ഇനി പോവുണ്ടെങ്കില് ഉം വെള്ളിയാഴ്ച പോവാൻ പറ്റൂല ഇൻശാ എന്തായിട്ടും നമ്മുക്ക് പോവാ എന്തായിട്ടും നമ്മ പറഞ്ഞേല്ലേ നമ്മുക്ക് പോവാന്നു പിന്നെയായില്ലേ നമ്മൾ first ജമ്മുലല്ലേ പോയിട്ടുണ്ടായിന് ആ ആ ജമ്മുലെന്നെയാന്ന് പോയത് ജമ്മൂല് പോയിട്ട് അവിടുന്ന് ഒരുപാട് മണിക്കൂർ നമ്മ യാത്ര ചെയ്തിട്ടല്ലേ കശ്മീരിൽ എത്തിയത് ആ അതെ ഞാൻ എന്തന്നറിയ അർഷാന വിചാരിച്ചെ ജമ്മുന്ന് പറയുന്നെ നമ്മള് ഏർ നമ്മളിങ്ങന photo ൽ എല്ലും കാണില്ലേ അതുപോലെ എന്നെരിക്കും ജമ്മു ഉണ്ടാവ ആടെ എത്തിയപ്പോഴല്ലെ മനസ്സിലായത് ഏർ തമിഴ്നാടിൻെറ ഒരു പ്രകൃതിഭംഗിയായ ജമ്മു കാശ് ജമ്മുലുള്ളതെന്ന് അതെന്നെ നമ്മ വിചാരിച്ച്ന്ന് പറഞ്ഞാൽ ജമ്മു കാശ് ജമ്മു and കാശ്മീർ എന്ന് പറയുമ്പൊ ആ ഒരു ഇത് പക്ഷെ ജമ്മു വേറെത്തന്നെയാണ് കാശ്മീർ വേറെത്തന്നെയാണ് ശരിക്കും നമ്മ മി നമ്മ സ്വിറ്റ്സർലൻഡിലേക്ക് പോണ്ട നമ്മ mini സ്വിറ്റ്സര്‍ലാഡ് കണ്ടു ഫോ എന്താ ഉണ്ടായിന് നമ്മളെ photo അതെലും കാണിച്ച് കൊടുന്നൊരു ഒരു സ്വിറ്റ്സർലൻഡിന്റെ look

photo നെ പറഞ്ഞില്ലേ ആ ഫൊ

പിന്നെ നീ എപ്പോളും എന്താ പറയാ ഇൻസ്റ്റാഗ്രാമിൽ stories ഉം അതുപോലെ full post എല്ലും ഇടുന്ന് നിൻെറ അടിപൊളി മാത്രം നീ ഇടുന്ന് നമ്മളെ നമ്മ എന്തോ കോലത്തിലില്ലത് ന്ന് നല്ല വിർത്തിയിൽ ഇടുന്നെ ഇല്ല എത്ര നല്ല photos ഉണ്ട് ഇൻക്ക് ഇടാൻ പറ്റിയത് ഞാൻ ഇങ്ങനെ ഇടെന്നു അർഷാന ആദ്യം നമ്മള് ഡൽഹി പോയത് പിന്നെ ജമ്മുല് പിന്നെ കാശ്മീർലൊക്കെ ഏർ ഓരോ place ഇങ്ങനെ ഇട്ടിട്ട് പോവെന്ന്‌

അല്ല അർഷാനാ ഇതെന്തായാലും ഇടും നീ നോക്കിക്കൊ ഇനി വരുന്ന ദിവസം ഞാൻ എന്തായാലും ഇട്ടിരിക്കും ആഹാ എന്ന okay എന്ന okay പിന്നെ നീ മറന്നു പോയി അന്ന് train ലെ അനുഭവം എങ്ങനെയുണ്ടായിന് yah അത് പറയാതിരിക്കുന്നെ നല്ലെ ഞാൻ ഇങ്ങനെ പോവുമ്പം sleeper ലാന്നെന്ന് ഇങ്ങനെ friends ഏർ ചോയിച്ചിട്ടുണ്ടായിന് കുറെ ആൾകാര് അപ്പൊ എൻ ഞാൻ പറഞ്ഞ് ആ sleeper ന് എന്താ കുഴപ്പെന്ന് വിചാരിച്ചു അപ്പ അഹ് അതിലെത്തിയപ്പല്ലേ മനസ്സിലായെ അയിൻെറ കുഴപ്പ എന്താണെന്ന് നമ്മളെ കേരളത്തിലൊന്നും കുഴപ്പില്ല കേരളം കഴിഞ്ഞേ പിന്നെയാ മനസ്സിലാവുന്നെ എന്താ അതിൻെറ ബുദ്ധിമുട്ടും കാര്യല്ലാം അപ്പഴാ മനസ്സിലായെ

പിന്നെന്ന് പറഞ്ഞ അൻക്കൊരു first experience ആ എന്നുവെച്ച ഒരു ഭയങ്കരയിട്ട് first ആയിട്ട് ഞാൻ first first ൽ ഞാൻ കേറുന്നതാണ് അപ്പൊ അൻക്ക് ഭയങ്കരായിട്ട് പിന്നെന്ന് പറഞ്ഞാ അൻക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ നമ്മുക്ക് പരിചയപ്പെടാൻ പറ്റി അതെ അതെ വേ കുറെ സംസ്ഥാനങ്ങളിൽ ഇല്ല ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു അല്ലെ മധ്യ അതെ പവൻ പവൻ പവൻ അതെ പവൻ പവൻെറ family family അവരെ അവരെ നമ്മക്കെന്ത് ഒരുപാട് അവരെ കല്യാണത്തിൻെറ photo എല്ലും കാണിച്ച് തന്നിട്ടുണ്ടായി ആ അതെ അതെ ആ അവർ കൃഷിസ്ഥലങ്ങള് എല്ലാം കാണി ഉം നല്ലൊരിതായിരുന്നു അല്ലേ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി ഒരാൾ ഒരുപാട് ജീവിതാനുഭവങ്

പറയണ അതെറ്റും വലിയ പാടായിരുന്നു ആ എന്താ പറയാ train ലെ യാത്ര ശരിക്കും പറയാൻ പറ്റുന്നില്ല പിന്നെ അവരെ കൈയ്യിന്ന് നമ്മ ഒരു food ഒരു എന്താ പറയാ ഒരു സാധനം

ആ അതെ അവര് ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനം അല്ലെ ആ നല്ലിണ്ട് അതെ അതെ അതെ അതെ ഉം പിന്നെന്ന് പറഞ്ഞാൽ പഹ്ലഗോ പിന്നെ അർഷാന ഓർമ്മയിണ്ടാ അനക്കും ഞാൻ ഏർ ഞാൻ പഹൽഗാമിന്ന് പറയുമ്പൊ അൻറെ മുമ്പിൽ ആർഷയാണ് വരുന്നേ ഉമ്മാ ഉമ്മാന്ന് വിളിച്ചിട്ട് യാ അള്ളാഹ്

അഹ് പറയണോ ഞാൻ ദെ നല്ലി കുതിരാന്ന് പറഞ്ഞത് നല്ല വഴിയെല്ലും ആട വെച്ചിട്ട് എന്താണ് ഒരു കൊക്കൻറെ താഴിലെക്കൂടി ഉണ്ട് ഇങ്ങനെ നടക്കുന്ന് കൊക്ക താഴിലാണെങ്കിൽ മേലെ just ഒരു കാല് തെറ്റിനെങ്കി വീണ് കൊക്കയില്ലെ എന്നിട്ട് പോലും അത് mind ആക്കുന്നില്ല അയിലേകൂടിയെന്നെ പോവുന്ന് അതെ ഞാൻ നോക്കുമ്പൊ എന്താ എൻെറ മുന്നിൽ ഇരിക്കുന്നവർ വീഴുന്ന് പുറകിലിരിക്കുന്നവർ വീഴുന്ന് പിന്നെ ഒരു കുതിര മരിച്ചു കിടക്കുന്ന് ഏർ ഇത് കാണുമ്പൊ എനിക്ക് ഭയങ്കര അഹ് പേടിയായി ഒന്നാമതെ എനിക്ക് ഒയരം ഭയങ്കര പേടിയാ അപ്പൊ അതിൻറെ ഇടയിൽ ഇതുകൂടെയായപ്പോ ഞാൻ വിചാരിച്ചയല്ല beach ലെല്ലും പോവുമ്പൊ ഇണ്ടാവലില്ലേ ഇങ്ങനെ ഒരാൾ പിടിച്ചിട്ട് മെല്ലെ നടക്കുന്ന കുതിര അതുപോലെ ഞാൻ പ്രതീക്ഷിച്ചേ പക്ഷേ ഇത് അങ്ങനേ അല്ല പക്ഷേ വേറെ തന്നെ ഒരു അനുഭവമായിരുന്നില്ലേ അത് അൻക്ക് ഏർ കാശ്മീരെന്ന് ഓർക്കുമ്പോ അൻക്ക് first കുതിരനയെ ഓർമ്മവരുന്ന് ആ അതെ അതെ നീ പേടിച്ചിട്ട് കേറാതിരുന്നെങ്കി അത് എനിക്ക് ഒരു നഷ്ടാവട്ടെരുന്നു ഏർ കയറിയത് നന്നായി എപ്പോഴും ഓർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായില്ലേ അതെന്നെ നമ്മുക്കും കാണുമ്പോ ഒറ്റയ്ക്ക് കാണുമ്പോൾ നിന്നെ ഓർക്കാൻ പറ്റും എന്തായാലും പിന്നെ അടുന്നെന്നെല്ലേ നമ്മൾ മറ്റേ kashmiris ൻെറ അവരെ കുപ്പായൊക്കെ ഇട്ടിട്ട് photo ഒക്കെ എടുത്ത് ഉം എന്താല്ലേ അതെല്ലാന്ന് നിന്നോട് post എയ്യാൻ പറയുന്നേ ആ ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ അതെല്ലാം നിൻെറ അടിപൊളി ഇല്ലെ നോക്കാം അല്ല ഇതിൽ നമ്മൾ എല്ലാരും ഉള്ള ഒരെണ്ണം കൂടി ഉണ്ടായിന് അതെ ഇട്ടിട്ടുണ്ട ഞാൻ കണ്ടിട്ടില്ല അതാന്ന് തോന്നുന്നെ പിന്നെ നമ്മ രണ്ടാമത് എവിടെയാ പോയത് സോനാമാർഗി ആ ആ സോനാമാർഗിൽ മറ്റേ മഞ്ഞു കാണിച്ചു തരാ പറഞ്ഞ് നമ്മളെ പറ്റിച്ചേ അതെന്നെ എത്തറ കയറിയിന് നമ്മള്

അത്രയും ക്ഷീണിച്ച് അവിടെ കിടന്നു നമ്മൾ പിന്നെ പിന്നെന്ന് പറഞ്ഞാല് നമ്മ താഴേന്ന് താഴിൽ ഇറങ്ങി വന്നിന് അന്നരം നല്ല ചൂട് മാഗ്ഗിയും അതുപോലെ തന്നെ കാപ്പിയും ഹൂ ആ ആർഷാ പറഞ്ഞേരാന്ന് അയിൻെറ rate നോക്കിറ്റിണ്ടായിന എത്ര വിലയാന്ന് കാപ്പിക്ക് എൺപതും അല്ല കാപ്പിക്ക് അറുപതും മാഗിക്ക് എൺപതാന്നല്ലേ

അഅന്നെ നല്ല rate ഉണ്ട് അത് ഭയങ്കരായിട്ട് ഇതായിട്ടുണ്ടായിന്

കുതിരയില് കയറാൻ പോവുമ്പൊ നമ്മളോട് എത്രയാ first പൈസ പറഞ്ഞിട്ടുണ്ടായത് നാലായിരം നമ്മളത് വിലപേശി വിലപേശി അറുനൂറാക്കിയതല്ലേ അഞ്ഞൂറാക്കിയത് അതും നമ്മ നടന്നു നടന്നിട്ടാണ് വിലപേശിയത്

അതെന്നെ കുറഞ്ഞുകിട്ടും നമ്മക്കിടെ ഹിന്ദി നഹി നഹി അല്ലെ അറിയുള്ളു അതെ ഹിന്ദി അറിയാത്തത് വലിയ പ്രശ്നാ പിന്നെ നമ്മ എവിടെയാ പോയത് പിന്നെ നമ്മ പോയത് ഗുൽമർഗിലല്ലേ അടുത്തത് പോയിട്ടിണ്ടായേ ആർഷാ നിന്നെ തപ്പി നമ്മ നടന്നത്

മഞ്ഞ് വികുന്ന അടുത്തല്ലേ അത് ഭയങ്കരാന്ന് അഅന്നെ നമ്മ കാശ്മീര്ന്ന് പറയുമ്പൊ നമ്മള മനസ്സിലുണ്ടാവൽ മഞ്ഞാന്ന് മഞ്ഞാന്ന് അതിങ്ങനെ വീഴുന്നത് ഹോ ഭയങ്കരായിരുന്നു